ആഹ് പറയു ആസിഫെ എന്തൊക്കെ വർത്താനങ്ങള് ഞാന്‌ സുഖം തന്നെണ് ഞാൻ വിളിച്ചത് വേറെരു ആവിശ്യത്തിനുവേണ്ടിട്ടായിരുന്നു.

ഞാനിങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ സുഹൃത്തുക്കളിൽന്നും കുടുംബക്കാരിൽന്നും ഒക്കെ ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ തേടാ

അല്ല പദ്ധതി ഒന്നും ഇല്ല ഇങ്ങനിപ്പോ ഞാനൊരു ഒരു എലെക്ഷനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം അറിയാച്ചിട്ട് വിളിച്ചതാ

നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ആണലോ നമ്മുടെ ഭരണഘടന അപ്പൊ അത് കാരണം നടത്തുന്ന ഒരു കാര്യമാണല്ലോ

അപ്പൊ ഇങ്ങളൊക്കെ അഭിപ്രായം നമ്മടെ ഇപ്പൊ ഇന്ത്യടെ നടന്നുകൊണ്ടിരിക്കുന്ന

തിരഞ്ഞെടുപ്പുകളൊക്കെ ഏറെ ജനാധിപത്യമായ രീതിയിൽ തന്നെയാണോ അതോ മറ്റേ ആശങ്കകളൊക്കെ ഉണ്ടൊന്നൊക്കെ അറിയാൻവേണ്ടിട്ടായിരുന്നു ആ കാര്യം പറഞ്ഞപ്പോഴാണ്

ഒരുപാട് സ്ഥലത്തു ഞമ്മക്ക് വാർത്തേൽ ഒക്കെ കാണറുണ്ട് കണ്ണൂർ ഭാഗത്തായിട്ടും ഒരുപാട് സ്ഥലത്തു കള്ളവോട്ടുകൾ ഒക്കെ നടക്കാറുണ്ടെന്നൊക്കെ

ഈ ഇലക്ഷന് ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തെരെഞ്ഞെടുക്കുന്നതാണല്ലോ

ഇതിപ്പോ ശെരിക്കും ഇവിടെ ജനാതിപത്യം നടക്കുന്നുണ്ടോന്ന് ഞമ്മളൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താന്നുവെച്ചാൽ ഒരുപാട് പേര് കള്ളവോട്ടുകളായിട്ട്

സ്വാധീനംകൊണ്ട് ഒരുപാടുപേർ കള്ളവോട്ട് ചെയ്തിട്ട് അങ്ങിനെ ഒരുപാട് സ്ഥാനത്തു എത്തുന്നുണ്ട്.

അത് വല്യ വിശ്വാസം ഞമ്മളെ പൗരന്മാർക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നാണ് അതെ അതെ പൂർണ്ണമായിട്ട് അങ്ങിനെ ഇല്ലെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്കെ ഇങ്ങനെ

അല്ല അത് അത് അതിനൊക്കെ കാരണമായിട്ട് എന്താണ് ഇപ്പോ ഇങ്ങൾടെ അഭിപ്രായം അതായത്

ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ഭരിച്ചോണ്ടിരിക്കുന്ന സർക്കാരിന്റെ സ്വാധീനം ആണോ അതോ വല്ല തകരാറുകളുമായി ബന്ധപ്പെട്ട അങ്ങിനെ എന്തേലും ആണോ അത് ഞാൻ മനസ്സിലാക്കുന്നത്‌ തീർച്ചയായും

ഭരണകർത്താക്കളുടെ ഇതന്നേണ്

ഭരണകർത്താക്കളുടെ പൂർണ്ണ പിന്തുണയോടെ പൂർണ്ണ സമ്മതത്തോട് കൂടിയാണ് എന്നാണ് ഞാൻ മനസിലാകുന്നത്. ആ അപ്പൊ ഇന്ത്യയിൽ ഒരു നല്ല രീതിയിൽ ഉള്ളൊരു ജനാധിപത്യം ഇനി വരുന്നൊരു തലമുറക്ക് കാണാൻ സാധിക്കില്ല എന്നാണോ നീ പറഞ്ഞുവരുന്നത് സാധിക്കൂലാന്ന് വെച്ചാൽ

നമ്മുടെ നാട്ടിൽ കോടതി ആയിട്ടും പോലീസ് ആയിട്ടും ഒക്കെ ഉണ്ടല്ലോ

ജനങ്ങൾക്ക് വിശ്വാസം പോലീസും കോടതീം ഒക്കെ ആണലോ

അപ്പൊ ഈ പോലീസും കോടതിയും കൂടി ഈ കാര്യത്തിൽ ശക്തമായ ഒരു നിലപാട് കൈകൊണ്ടാൽ

എന്തായാലും ജനാധിപത്യം വീണ്ടെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഇനിയും ഭാവികൾ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്

അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് ഒക്കെ അവിടെ നിക്കട്ടെ പക്ഷെ നമ്മൾ നിങ്ങൾ ഒക്കെ എങ്ങിനെയാണ് ഒരു രാഷ്ട്രീയത്തെ കാണുന്നത് അതായത് ഏത് പാർട്ടി ഇപ്പൊ പല ആശയധാരയെ എന്താണ് പിന്തുണക്കുന്ന വിഭാഗങ്ങൾ ഇവിടെയുണ്ട് ഒരുപാട് മത വിഭാഗങ്ങൾ ഉണ്ട് ഒരുപാട് വർഗ വിഭാഗങ്ങളുണ്ട് ഒരുപാട് ജാതി വിഭാഗങ്ങളുണ്ട് ഒരുപാട് ഇതുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ സ്വാധീനം ഇല്ലെങ്കി അതിലപ്പുറം ഒരു നമ്മളെ

ഞാൻ മനസിലാക്കിയത് രണ്ടും വേണമെന്നാണ് അതായത് നമ്മുടെ രാജ്യത്തോടുള്ള കൂറും ഇതും വേണം രാജ്യബോധം വേണം നമ്മുടെ ആശയം

കൂട്ടി പിടിച്ച് കൊണ്ടോവണം എന്നാണ് ഞാൻ മനസിലാക്കുന്നത് അതായത് രാജ്യത്തോടുള്ള കൂറും സ്നേഹവും അത് എത്രത്തോളം നമ്മുടെ ആശയങ്ങൾക്കൊക്കെ എത്രത്തോളം നമ്മുടെ

നടത്താൻ കഴിയും എന്നാണ് ചോയ്ക്കുന്നത്

രാജ്യത്തിൻറെ പുരോഗതിയെ പുരോഗതിയും കൂടി ഒരേപോലെ നമുക്ക് എന്ത്ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയണം എന്നാണ് നിങ്ങൾ പറയുന്നേ

നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ

അതുപോലെ നിങ്ങളൊക്കെ വിഭാവനം ചെയ്യുന്ന ഒരു രീതിയിൽ തെരഞ്ഞെടുപ്പ് അപ്പൊ ഇനിയും ഈ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കേണ് ആശംസിക്കേണ് എന്തായാലും ഇങ്ങനത്തെ ഒരു വിലപ്പെട്ട ഒരു അഭിപ്രായം തന്നതിന്